എന്റെ പ്രിയപ്പെട്ട ദേശവാസികൾക്കു നമസ്കാരം
ഇന്ന് വിജയദശമി അതായത് ദസറയുടെ പുണ്യദിനമാണ്
ഈ പരിപാവനമായ അവസരത്തിൽ എല്ലാവർക്കും കുന്നോളം ശുഭാശംസകൾ
ദസറയുടെ ഈ പുണ്യദിനം അസത്യത്തിനുമേൽ സത്യത്തിന്റെ വിജയത്തിന്റെ പുണ്യദിനമാണ്
എന്നാൽ അതോടൊപ്പം ആപത്തുകളുടെമേൽ സാഹസത്തിന്റെ വിജയദിനംകൂടിയാണ്
ഇന്ന് നിങ്ങളെല്ലാവരും വളരെ സംയമനത്തോടെ കഴിയുന്നു പരിധികൾക്കുള്ളിൽ കഴിഞ്ഞുകൊണ്ട് ഈ പുണ്യദിനം ആഘോഷിക്കുകയാണ്
അതുകൊണ്ട് നാം നടത്തുന്ന ഈ പോരാട്ടത്തിലും വിജയം സുനിശ്ചിതമാണ്
മുമ്പ് ദുർഗ്ഗാക്ഷേത്രങ്ങളിൽ അമ്മയുടെ ദർശനത്തിനായി മേളയെന്നപോലെയുള്ള അന്തരീക്ഷം രൂപപ്പെടുംവിധം ജനക്കൂട്ടമുണ്ടാകാറുണ്ടായിരുന്നു
എന്നാൽ ഇപ്രാവശ്യം അതു സാധിച്ചില്ല
മുമ്പ് ദസറയുടെ മേളകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇപ്രാവശ്യം അതിന്റെ രീതിതന്നെ വേറിട്ടവിധമാണ്
രാമലീല ഉത്സവവും അതിന്റെ ഒരു വലിയ ആകർഷണമായിരുന്നു
എന്നാൽ അതിലും എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങളേർപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്
മുമ്പ് നവരാത്രിയിൽ ഗുജറാത്തിൽ ഗർബയുടെ മുഴക്കം എവിടെയുമുണ്ടായിരുന്നു
എന്നാൽ ഇപ്രാവശ്യം വലിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ല
ഇനിയും പല പുണ്യദിനങ്ങളും വരുന്നുണ്ട്
മീലാദ് ഉണ്ട് ശരത് പൂർണ്ണിമയുണ്ട് വാല്മീകി ജയന്തിയുണ്ട് അതുകഴിഞ്ഞാൽ ധൻതേരസ് ദീപാവലി ഭായിദൂജ് ഛഠീ മൈയയുടെ പൂജ ഗുരുനാനക് ദേവ്ജിയുടെ ജയന്തിയുണ്ട് കൊറോണയുടെ ഈ വിപൽഘട്ടത്തിൽ നിയന്ത്രണങ്ങളോടെ വേണം എല്ലാം ആഘോഷിക്കാൻ പരിധികൾക്കുള്ളിൽ വേണം എല്ലാം
സുഹൃത്തുക്കളേ നാം ഉത്സവങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിനായി തയ്യാറെടുക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എപ്പോഴാണ് ബസാറിലേക്കു പോകേണ്ടത് എന്നാണ്
എന്തെല്ലാം വാങ്ങേണ്ടതുണ്ട് എന്നാണ് ചിന്തിക്കുക
വിശേഷിച്ചും കുട്ടികൾക്ക് ഇക്കാര്യത്തിൽ വിശേഷാൽ ഉത്സാഹമുണ്ട് ഇപ്രാവശ്യം ആഘോഷത്തിന് പുതിയതായി എന്താണ് കിട്ടുക എന്നാണ് അവർ ആലോചിക്കുന്നത്
ഉത്സവത്തിന്റെ ഈ ഉത്സാഹം കച്ചവടസ്ഥലങ്ങളുടെ ഈ തിളക്കം ഒക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു
എന്നാൽ ഇപ്രാവശ്യം നിങ്ങൾ വല്ലതുമൊക്കെ വാങ്ങാൻ പോകുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ നാടിനുവേണ്ടിയുള്ള നമ്മുടെ നിശ്ചയം തീർച്ചയായും ഓർമ്മ വയ്ക്കണം
ബസാറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നാം പ്രാദേശിക ഉത്പന്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം
സുഹൃത്തുക്കളേ ഉത്സങ്ങളുടെ ഈ സന്തോഷോല്ലാസങ്ങൾക്കിടിയിൽ ലോക്ഡൌണിനെക്കുറിച്ചു കൂടി ഓർമ്മ വേണം
ചിലരില്ലെങ്കിൽ നമ്മുടെ ജീവിതം പ്രയാസമുള്ളതായിരുന്നേനേ എന്നു തോന്നുന്ന ചിലരുടെ കാര്യം നാം ഓർക്കണം ശുചീകരണജീവനക്കാർ വീട്ടിൽ ജോലിക്കായി വരുന്ന സഹോദരീസഹോദരൻമാാർ പ്രാദേശിക പച്ചക്കറി കച്ചവടക്കാർ പാൽക്കാർ സുരക്ഷാ ജീവനക്കാർ തുടങ്ങിയവർക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പങ്ക് എന്ന് നാം ഇപ്പോൾ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു
ബുദ്ധിമുട്ടിന്റെ സമയത്ത് ഇവരെല്ലാം നിങ്ങളുടെ കൂടെയുണ്ടായിരുന്നു നമ്മുടെയെല്ലാം കൂടെയുണ്ടായിരുന്നു
ഇപ്പോൾ നമ്മുടെ ആഘോഷങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും ഇവരെയും കൂടെ കൂട്ടേണ്ടതുണ്ട്
സാധിക്കുവോളം ഇവരെക്കൂടി നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കാളികളാക്കണമെന്നാണ് എന്റെ ആഗ്രഹം
കുടുംബാംഗങ്ങളെന്നു കരുതൂ
നിങ്ങളുടെസന്തോഷം എത്രയധികം വർധിക്കുന്നുവെന്ന് എന്നിട്ടു നോക്കൂ
സുഹൃത്തുക്കളേ ഈ ഉത്സവകാലത്തും നമ്മുടെ അതിരുകൾ കാക്കുന്ന ധീരൻമാരായ സൈനികരെക്കൂടി നാം ഓർക്കേണ്ടതുണ്ട്
അവർ ഭാരതാംബയെ സേവിക്കയും സുരക്ഷിതത്വം ഉറപ്പാക്കുകയുമാണ്
അവരെ ഓർത്തുകൊണ്ടുവേണം നമുക്ക് ഉത്സവം ആഘോഷിക്കാൻ
ഭാരതാംബയുടെ ആ വീരൻമാരായ സന്താനങ്ങളെ ആദരിച്ചുകൊണ്ടുകൂടി ഒരു ദീപം തെളിയിക്കേണ്ടതുണ്ട്
നിങ്ങൾ അതിർത്തിയിലാണെങ്കിലും രാജ്യം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്കുവേണ്ടി പ്രാർഥിക്കുന്നു എന്നാണു ഞാൻ എന്റെ വീരൻരായ ജവാൻമാാരോടു പറയാനാഗ്രഹിക്കുന്നത്
സന്താനങ്ങളെ അതിർത്തിയിലേക്കയച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ ത്യാഗത്തെയും ഞാൻ നമിക്കുന്നു
രാജ്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊരു ഉത്തരവാദിത്വം നിർവ്വഹിക്കുന്നതിന്റെ ഭാഗമായി വീട്ടിലില്ലാത്ത കുടുംബത്തിൽ നിന്നകന്നു കഴിയുന്ന ഓരോ വ്യക്തിയോടും ഞാൻ ഹൃദയപൂർവ്വം കൃതജ്ഞത വ്യക്തമാക്കുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് നാം നാട്ടിലെ ഉത്പന്നങ്ങൾക്കുവേണ്ടി സംസാരിക്കുമ്പോൾ ലോകം തന്നെ നമ്മുടെ പ്രാദേശി ഉത്പന്നങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്
നമ്മുടെ പല പ്രാദേശിക ഉത്പന്നങ്ങൾക്കും ആഗോളതലത്തിലേക്കെത്താനുള്ള കഴിവുണ്ട്
ഉദാഹരണത്തിന് ഖാദി
ദീർഘകാലം ഖാദി ലാളിത്യത്തിന്റെ നിദർശനമായിരുന്നു
എന്നാൽ നമ്മുടെ ഖാദി ഇന്ന് പരിസ്ഥിതി സൌഹൃദ തുണി എന്ന നിലയിൽ അറിയപ്പെടുന്നു
ആരോഗ്യത്തിന്റെ വീക്ഷണത്തിൽ നോക്കിയാൽ ഇത് ശരീരത്തിനിണങ്ങുന്ന തുണിയാണ് എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്നതാണ് ഇന്ന് ഖാദി ഫാഷനിണങ്ങൂന്ന ഒന്നുകൂടി ആയിക്കൊണ്ടിരിക്കുന്നു
ഖാദിയുടെ പ്രചാരം വർധിക്കയാണ് അതോടൊപ്പം ലോകത്ത് പല ഇടങ്ങളിലും ഖാദി ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്
മെക്സിക്കോയിടെ ഒരു സ്ഥലമാണ് ഓഹാകാ
ഈ സ്ഥലത്ത് അവിടത്തെ ഗ്രാമീണർ ഖാദി നെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു
ഇന്ന് ഇവിടത്തെ ഖാദി ഒഹാകാ ഖാദി എന്ന പേരിൽ പ്രസിദ്ധിനേടിയിരിക്കുന്നു
ഒഹാകായിൽ ഖാദി എങ്ങനെയെത്തി എന്നതും താത്പര്യമുണർത്തുന്ന കാര്യമാണ്
മെക്സിക്കോയിലെ ഒരു യുവാവ് മാർക് ബ്രൌൺ ഒരിക്കൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള സിനിമ കണ്ടു
ബ്രൌൺ ഈ സിനിമ കണ്ടിട്ട് ബാപ്പുവിൽ വളരെ ആകൃഷ്ടനായി ഭാരതത്തിൽ ബാപുവിന്റെ ആശ്രമത്തിലെത്തി ബാപ്പുവിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തു
ഖാദി വെറും തുണി മാത്രമല്ലെന്നും അതൊരു തികഞ്ഞ ജീവിതപദ്ധതിതന്നെയാണെന്നും ബ്രൌണിനു മനസ്സിലായി
ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെയും ആത്മനിർഭരതയുടെയും ദർശനം ഇതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കിയ ബ്രൌൺ ഈ ദർശനം ഉൾക്കൊണ്ടു
താൻ മെക്സിക്കോയിലെത്തി ഖാദിയുടെ പ്രവർത്തനം തുടങ്ങുമെന്ന് ബ്രൌൺ നിശ്ചയിച്ചു
അദ്ദേഹം മെക്സിക്കോയിലെ ഒഹാകയിൽ ഗ്രാമീണരെ ഖാദിയുമായി ബന്ധപ്പെട്ട ജോലികൾ പഠിപ്പിച്ചു അവർക്ക് പരിശീലനം നല്കി ഇന്ന് ഒഹാക ഖാദി ഒരു ബ്രാൻഡ് ആയിരിക്കുന്നു
ഈ പ്രോജക്ടിന്റെ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നു തെ സിംബോൾ ഓഫ് ധർമ ഇൻ മോഷൻ ഐ ഈ വെബ്സൈറ്റിൽ മാർക് ബ്രൌണുമായുള്ള വളരെ മനംകുളിർപ്പിക്കുന്ന അഭിമുഖം കാണാം
തുടക്കത്തിൽ ആളുകൾ ഖാദിയുടെ കാര്യത്തിൽ സന്ദേഹപ്പെട്ടിരുന്നു എന്നാൽ അവസാനം ഇതിൽ ആളുകളുടെ താത്പര്യം വർധിച്ചു ഇതിനു വിപണി തയ്യാറായി എന്നദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നു
ഇത് രാമരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും ആളുകളുടെ ആവശ്യങ്ങൾ പൂർത്തികരിക്കുമ്പോൾ അവർ നിങ്ങളുമായി ഒത്തുചേരുന്നു എന്നും അദ്ദേഹം പറയുന്നു
സുഹൃത്തുക്കളേ ദില്ലിയിലെ കോണാട്ട് പ്ലേസിലെ ഖാദി സ്റ്റോറിൽ ഇപ്രാവശ്യം ഗാന്ധി ജയന്തിയുടെ അവസരത്തിൽ ഒരു ദിവസം ഒരുകോടിയിലധികം രൂപയുടെ കച്ചവടം നടന്നു
അതേപോലെ കൊറോണയുടെ സമയത്ത് ഖാദിയുടെ മാസ്കും വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു
രാജ്യമെങ്ങും സ്വയംസഹായതാ സംഘങ്ങളും മറ്റു സ്ഥാപനങ്ങളും ഖാദിയുടെ മാസ്കുകൾ ഉണ്ടാക്കുന്നു
യിൽ ബാരാബംകിയിൽ ഒരു വനിതയുണ്ട്
സുമൻ ദേവിജി
സുമൻജി സ്വയംസഹായ സംഘത്തിലെ കൂട്ടുകാരികൾക്കൊപ്പം ചേർന്ന് മാസ്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി
സാവധാനം മറ്റു വനിതകളും അവരുടെ കൂടെ ചേർന്നു
ഇന്ന് അവരെല്ലാം ചേർന്ന് ആയിരക്കണക്കിന് മാസ്കുകളാണ് ഉണ്ടാക്കുന്നത്
നമ്മുടെ പ്രാദേശിക ഉത്പന്നങ്ങളൊടൊപ്പം ഒരു ദർശനവും ചേർന്നിരിക്കുന്നു എന്നത് അവയുടെ ഒരു വൈശിഷ്ട്യം തന്നെയാണ്
പ്രിയപ്പെട്ട ദേശവാസികളേ നമുക്ക് നമ്മുടെ സാധനങ്ങളിൽ അഭിമാനംതോന്നുമ്പോൾ ലോകമെങ്ങുംതന്നെ അവയോട് ഒരു ജിജ്ഞാസ വർധിക്കുവാൻ തുടങ്ങുന്നു
നമ്മുടെ ആധ്യാത്മികത യോഗ ആയുർവ്വേദം എന്നിവ ലോകത്തെ മുഴുവൻ ആകർഷിച്ചതുപോലെ
നമ്മുടെ പല കളികളും ലോകത്തെ ആകർഷിക്കുന്നു
ഈയിടെ നമ്മുടെ ഞാണിൻമേൽക്കളിയും പല രാജ്യങ്ങളിലും പ്രചരിക്കുകയാണ്
അമേരിക്കയിൽ ചിൻമയ പാടൺകറും പ്രജ്ഞാ പാടൺകറും തങ്ങളുടെ വീട്ടിൽത്തന്നെ ഞാണിൻമേൽക്കളി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇത്രയും വിജയം വരിക്കാനാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നതേയില്ല
അമേരിക്കയിൽ ഇന്ന് പല സ്ഥലങ്ങളിലും ഞാണിൻമേൽകളി പരിശീലന കേന്ദ്രങ്ങൾ നടക്കുന്നു
വളരെയധികം അമേരിക്കൻ യുവാക്കൾ ഞാണിൻമേൽകളി പഠിക്കുന്നു
ഇന്ന് ജർമ്മനി പോളണ്ട് മലേഷ്യ തുടങ്ങി ഇരുപതോളം രാജ്യങ്ങളിൽ ഞാണിൻമേൽക്കളിക്ക് വളരെ പ്രചാരം ലഭിക്കുകയാണ്
ഇപ്പോൾ ഇതിന്റെ ലോക ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിരിക്കയാണ് അതിൽ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുക്കുകയും ചെയ്യുന്നു
നമ്മുടെയുള്ളിൽ ഒരു അസാധാരണമായ വളർച്ച ഉണ്ടാക്കുന്ന അനേകം കളികൾ ഭാരതത്തിൽ പ്രാചീനകാലം മുതൽക്കേ ഉണ്ടായിരുന്നു
നമ്മുടെ മനസ്സിനെയും ശരീരസന്തുലനത്തെയും ഒരൂ പുതിയ തലത്തിലേക്കുയർത്തുന്നു
എന്നാൽ ഒരുപക്ഷേ പുതിയ തലമുറയിലെ യുവാക്കൾക്ക് ഞാണിൻമേൽകളി അത്രയ്ക്ക് പരിചയമില്ല
തീർച്ചയായും ഇതെക്കുറിച്ച് ഇന്റർനെറ്റിൽ സർച്ച് ചെയ്യുകയും കാണുകയും ചെയ്യൂ
സുഹൃത്തുക്കളേ നമ്മുടെ രാജ്യത്ത് എത്രയോ ആയോധനകലകളുണ്ട്
നമ്മുടെ യുവസുഹൃത്തുക്കൾ ഇതേക്കുറിച്ചും അറിയണം ഇവ പഠിക്കണം എന്നു ഞാനാഗ്രഹിക്കുന്നു
കാലനുസൃതമായ പുതുമയും ഇവയ്ക്കു നൽകൂ
ജീവിതത്തിൽ പുതിയ വെല്ലുവിളികളില്ലെങ്കിൽ വ്യക്തിത്വത്തിലെ ശ്രേഷ്ഠത പ്രകടമാവുകയില്ല
അതുകൊണ്ട് നിങ്ങൾ സ്വയം വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടേ ഇരിക്കൂ
പ്രിയപ്പെട്ട ദേശവാസികളേ പഠിക്കലെന്നാൽ വളരൽ എന്നാണ് പറയപ്പെടുന്നത്
ഇന്ന് മൻ കീ ബാത്തിൽ അദ്വിതീയമായ കഴിവുള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം
മറ്റുള്ളവർക്കൊപ്പം വായിക്കുന്നതിന്റെയും പഠിക്കുന്നതിന്റെയും സന്തോഷം പങ്കുവയ്ക്കുന്നതിലാണ് ഈ കഴിവ്
ഇദ്ദേഹമാണ് പൊൻ മാരിയപ്പൻ
ഇദ്ദേഹം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ താമസിക്കുന്നു
തൂത്തുക്കുടി പേൾ സിറ്റി അതായത് മുത്തുകളുടെ നഗരം എന്നും അറിയപ്പെടുന്നു
ഇത് ഒരു കാലത്ത് പാണ്ഡ്യ സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു
ഇവിടെ ജീവിക്കുന്ന സുഹൃത്ത് പൊൻ മാരിയപ്പൻ മുടി വെട്ടുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നു ഒരു സലൂൺ നടത്തുന്നു
വളരെ ചെറിയ സലൂൺ ആണ്
അദ്ദേഹം വേറിട്ട പ്രേരണപ്രദമായ ഒരു കാര്യം ചെയ്തു
അദ്ദേഹം സലൂണിന്റെ ഒരു ഭാഗംതന്നെ പുസ്തകാലയമാക്കി
ആരെങ്കിലും സലൂണിലെത്തി തന്റെ തവണയ്ക്കായി കാത്തിരിക്കുമ്പോൾ എന്തെങ്കിലും വായിക്കുകയും വായിച്ചതിനെക്കുറിച്ച് അല്പം എഴുതുകയും ചെയ്യുകയാണെങ്കിൽ മാരിയപ്പൻ ആ ആളിന് അൽപ്പം ഡിസ്കൌണ്ട് കിഴിവ് കൊടുക്കുന്നു
രസമുള്ള കാര്യമല്ലേ
വരൂ നമുക്ക് തൂത്തുക്കുടിയിലേക്കു പോകാം
പൊൻ മാരിയപ്പനോടു സംസാരിക്കാം
പൊൻ മാരിയപ്പൻജീ വണക്കം നല്ലാ ഇരുക്കീങ്കളാ
മാനനീയ പ്രധാനമന്ത്രി ജീ വണക്കം
വണക്കം വണക്കം
അങ്ങയ്ക്ക് ഈ പുസ്തകാലയത്തിന്റെ ആശയം എങ്ങനെയുണ്ടായി
പൊൻ മാരിയപ്പൻ തമിഴിൽ പറഞ്ഞ മറുപടിയുടെ പരിഭാഷ
ഞാൻ എട്ടാം ക്ലാസുവരെ പഠിച്ചിട്ടുണ്ട്
കുടുംബത്തിലെ സ്ഥിതി അനുകൂലമല്ലാതിരുന്നതുകൊണ്ട് തുടർന്ന് പഠിക്കാനായില്ല
വിദ്യാഭ്യാസമുള്ള ആളുകളെ കാണുമ്പോൾ എന്റെ മനസ്സിൽ ഒരു കുറവ് അനുഭവപ്പെടും
അതുകൊണ്ട് ഒരു പുസ്തകാലയം ഉണ്ടാക്കിക്കൂടേ അതിലൂടെ വളരെയധികം ആളുകൾക്ക് പ്രയോജനം ലഭിക്കില്ലേ എന്ന് എനിക്കു തോന്നി
അതാണ് ഈ ആശയത്തിനു പിന്നിൽ
താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകമേതാണ്
എനിക്ക് തിരുക്കുറൾ വളരെ ഇഷ്ടമാണ്
താങ്കളോടു സംസാരിക്കാനായതിൽ വളരെ സന്തോഷം
വളരെ ശുഭാശംസകൾ
എനിക്കും പ്രധാനമന്ത്രിയോടു സംസാരിക്കാനായതിൽ വളരെ സന്തോഷമുണ്ട്
അനേകം ശുഭാശംസകൾ
നന്ദി പ്രധാനമന്ത്രി ജീ
നാമിപ്പോൾ പൊൻ മാരിയപ്പനോടു സംസാരിച്ചു
അദ്ദേഹം ആളുകളുടെ മുടി ഒരുക്കുന്നതിനൊപ്പം അവർക്ക് ജീവിതത്തിന് പൊലിമ കൂട്ടാനും അവസരമൊരുക്കുന്നു
തിരുക്കുറളിന്റെ പ്രചാരത്തെക്കുറിച്ച് കേട്ടിട്ട് വളരെ സന്തോഷം തോന്നി
അതേക്കുറിച്ച് എല്ലാവരും കേട്ടു
ഇന്ന് ഹിന്ദുസ്ഥാനിലെ എല്ലാ ഭാഷയിലും തിരുക്കുറൾ ലഭ്യമാണ്
അവസരം കിട്ടിയാൽ തീർച്ചയായും വായിക്കണം
ജീവിതത്തിന് അത് ഒരു തരത്തിൽ വഴികാട്ടിയാണ്
എന്നാൽ സുഹൃത്തുക്കേള അറിവിന്റെ പ്രസാരണത്തിൽ അപാരമായ സന്തോഷം കണ്ടെത്തുന്ന അനേക ആളുകൾ ഭാരതമെങ്ങും ഉണ്ടെന്നറിയുന്നതിൽ നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടാകും
എല്ലാവരും വായനയിൽ പ്രേരിതരാകട്ടെ എന്ന കാര്യത്തിൽ എപ്പോഴും തത്പരരായിരിക്കുന്നവരാണിവർ
മധ്യപ്രദേശിലെ സിംഗ്രൈലിയിലെ അധ്യാപിക ഉഷാ ദുബേജി സ്കൂട്ടിയെത്തന്നെ മൊബൈൽ ലൈബ്രറിയാക്കിമാറ്റിയിരിക്കയാണ്
അവർ ദിവേസന തന്റെ സഞ്ചരിക്കുന്ന ലൈബ്രറിയുമായി ഏതെങ്കിലും ഗ്രാമത്തിലെത്തുന്നു അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു
കുട്ടികൾ അവരെ സ്നേഹപൂർവ്വം കിതാബോംവാലീ ദീദി പുസ്തകക്കാരിച്ചേച്ചി എന്നു വിളിക്കുന്നു
ഈ വർഷം ആഗസ്റ്റിൽ അരുണാചൽ പ്രദേശിലെ നിർജുലിയിലെ റയോ വില്ലേജിൽ ഒരു സ്വസഹായതാ പുസ്തകാലയം ഉണ്ടാക്കപ്പെട്ടിരിക്കയാണ്
അവിടത്തെ ഗ്രാമത്തിൽ പുസ്തകാലയമില്ലെന്ന് ഇവിടത്തെ മീനാ ഗുരുംഗിനും ദിവാംഗ് ഹോസാഇക്കും മനസ്സിലായപ്പോൾ അവർ അതിനുള്ള സാമ്പത്തികസഹായം നൽകി
ഈ ലൈബ്രറിക്ക് വിശേഷാൽ അംഗത്വമാവശ്യമില്ലെന്നറിയുമ്പോൾ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും
ആർക്കും രണ്ടാഴ്ചത്തേക്ക് പുസ്തകം എടുത്തുകൊണ്ടുപോകാം
വായിച്ചശേഷം തിരികെ നൽകണം
ഈ ലൈബ്രറി ഏഴു ദിവസവും ഇരുപത്തിനാലു മണിക്കൂറും തുറന്നിരിക്കുന്നു
കുട്ടികൾ പുസ്തകം വായിക്കുന്നതിലേർപ്പെടുന്നു എന്നതിൽ അടുത്തൊക്കെയുള്ള രക്ഷിതാക്കൾ വളരെ സന്തുഷ്ടരാണ്
വിദ്യാലയങ്ങൾ ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ച സ്ഥിതിയിൽ
അതേസമയം ചണ്ഡീഗഢിൽ ഒരു സർക്കാരേതര സംരംഭം നടത്തുന്ന സന്ദീപ് കുമാർജി ഒരു മിനി വാനിലാണ് മൊബൈൽ ലൈബ്രറി ഉണ്ടാക്കിയിരിക്കുന്നത്
അതിലൂടെ ദരിദ്രരായ കുട്ടികൾക്ക് വായിക്കാൻ സൌജന്യമായി പുസ്തകം നല്കുന്നു
ഇതോടൊപ്പം നന്നായി പ്രവർത്തിക്കുന്ന ഗുജറാത്തിലെ ഭാവ്നഗറിലെയും രണ്ടു സ്ഥാപനങ്ങളെക്കുറിച്ചറിയാം
അതിലൊന്നാണ് വികാസ് വർതുൾ ട്രസ്റ്റ്
ഈ സ്ഥാപനം മത്സരപരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന വിദ്യാർഥികൾക്ക് വളരെയധികം സഹായം ചെയ്യുന്നു
ഈ ട്രസ്റ്റ് 1975 മുതൽ പ്രവർത്തിക്കുന്നതാണ്
ഇവർ 5000 പുസ്തകങ്ങളും 140 ലധികം പത്രികകളും മാഗസിനുകളും ലഭ്യമാക്കുന്നു
പുസ്തക് പരബ് എന്നതും ഇതുപോലെ ഒരു സ്ഥാപനമാണ്
സാഹിത്യരചനകൾക്കൊപ്പം മറ്റു തരത്തിലുള്ള പുസ്തകങ്ങളും സൌജന്യമായി ലഭ്യമാക്കുന്നു എന്നത് നവീന പദ്ധതിയാണ്
ഈ ലൈബ്രറിയിൽ ആധ്യാത്മികം ആയുർവ്വേദ ചികിത്സ എന്നിവയോടൊപ്പം മറ്റു പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള പുസ്തകങ്ങൾ ഉണ്ട്
ഇതുപോലുള്ള മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അത് സമൂഹമാധ്യമത്തിൽ തീർച്ചയായും പങ്കുവയ്ക്കൂ
ഈ ഉദാഹരണം പുസ്തകം വായിക്കുന്നതിന്റെ കാര്യത്തിലോ ലൈബ്രറികളുണ്ടാക്കുന്ന കാര്യത്തിലോ ഒതുങ്ങി നിൽക്കേണ്ടതല്ല
മറിച്ച് സമൂഹവികസനത്തിനായി എല്ലാ പ്രദേശത്തും എല്ലാ തലത്തിലുമുള്ള ആളുകൾ പുതിയ പുതിയ രീതികൾ നടപ്പിലാക്കുന്ന പുതിയ ഭാരതത്തിന്റെതന്നെ പ്രതീകമാണിത്
ഗീതയിൽ പറഞ്ഞിരിക്കുന്നു
ന ഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ
അതായത് ജ്ഞാനത്തിനു തുല്യം പവിത്രമായ ഒന്നുംതന്നെ ലോകത്തില്ല
അറിവു പ്രചരിപ്പിക്കുന്നതുപോലുള്ള ശരിയായ ശ്രമങ്ങൾ നടത്തുന്ന എല്ലാ മഹാവ്യക്തിത്വങ്ങളെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ സർദാർ വല്ലഭ് ഭായി പട്ടേലിന്റെ ജയന്തി ഒക്ടോബർ 31 ന് നാം ദേശീയ ഏകതാ ദിവസമായി ആഘോഷിക്കും
മൻ കീ ബാത്തിൽ മുമ്പും നാം സർദാർ പട്ടേലിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട്
നാം അനേകം വിരാട് വ്യക്തിത്വങ്ങളുടെ പല തലങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്
ഒരുമിച്ച് അനേകം വൈശിഷ്ട്യങ്ങളുള്ള വ്യക്തിത്വങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാകൂ
വൈചാരികമായ ഗഹനത നൈതികമായ ധൈര്യം രാജനൈതികമായ വൈശിഷ്ട്യം കൃഷിമേഖലയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് ദേശീയ ഐക്യത്തെക്കുറിച്ച് സമർപ്പണമനോഭാവം
സർദാർ പട്ടേലിന്റെ നർമമഭാവ ത്തെ പ്രകടമാക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമോ രാജാക്കൻമാരോടും രാജവംശങ്ങളോടും ചർച്ചകൾ നടത്തിയിരുന്ന പൂജനീയ ബാപ്പുവിന്റെ ജനമുന്നേറ്റങ്ങൾക്കുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നതിനോടൊപ്പം ഇംഗ്ലീഷുകാരോട് പോരാട്ടവും നടത്തിയിരുന്നു
ഇതിനെല്ലാമിടയിൽ നർമ്മബോധവും മികച്ചതായിരുന്ന ആ ഉരുക്കുമനുഷ്യനെക്കുറിച്ചു നിങ്ങൾ സങ്കല്പിച്ചുനോക്കൂ
ബാപ്പു സർദാർ പട്ടേലിനെക്കുറിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ തമാശനിറഞ്ഞ കാര്യങ്ങൾ കേട്ട് ചിരിച്ചു ചിരിച്ചു വയറുവേദനവന്നിരുന്നു
ദിവസത്തിൽ ഒരിക്കലെന്നല്ല പല പ്രാവശ്യം അങ്ങനെയുണ്ടാകുമായിരുന്നു
ഇത് നമ്മെയും ഒരു പാഠം പഠിപ്പിക്കുന്നു
ചുറ്റുപാടുകൾ എത്രതന്നെ വിഷമം പിടിച്ചതാണെങ്കിലും നർമ്മബോധം നിലനിർത്തൂ അത് നമ്മെ സ്വാഭാവികതയോടെ നിലനിർത്തുമെന്നു മാത്രമല്ല നമുക്ക് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനും സാധിക്കും
സർദാർ സാഹബ് അതാണ് ചെയ്തിരുന്നത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ സർദാർ പട്ടേൽ തന്റെ ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ ഐക്യത്തിനുവേണ്ടി സമർപ്പിച്ചു
അദ്ദേഹം ഭാരതീയ ജനങ്ങളുടെ മനസ്സിനെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധിപ്പിച്ചു
സ്വാതന്ത്ര്യത്തിനൊപ്പം കർഷകരുടെ പ്രശ്നങ്ങളെ ബന്ധപ്പെടുത്തി
അദ്ദേഹം രാജ്യങ്ങളെയും രാജവംശങ്ങളെയും രാഷ്ട്രത്തോടു ചേർക്കുന്ന കാര്യംചെയ്തു
അദ്ദേഹം ഭാരതീയ മനസ്സുകളിൽ വൈവിധ്യത്തിൽ ഏകത്വത്തിന്റെ മന്ത്രം ഉണർത്തുകയായിരുന്നു
സുഹൃത്തുക്കളേ ഇന്ന് നമ്മെ ഒന്നാക്കും വിധം നമുക്ക് നമ്മുടെ വാക്കുകളും പെരുമാറ്റങ്ങളും നമ്മുടെ കർമ്മങ്ങളും കൊണ്ട് അനുനിമിഷം എല്ലാ കാര്യങ്ങളും മുന്നോട്ടു കൊണ്ടുപോകേണ്ടതുണ്ട്
അവയെല്ലാം രാജ്യത്തിന്റെ ഒരു ഭാഗത്തു കഴിയുന്ന പൌരൻമാരുടെ മനസ്സിൽ മറ്റൊരു ഭാഗത്തു താമസിക്കുന്ന പൌരന് സ്വാഭാവികതയും സ്വന്തമെന്ന ബോധവും ഉണർത്തുന്നവിധത്തിലുള്ളതായിരിക്കണം
നമ്മുടെ പൂർവ്വികർ നൂറ്റാണ്ടുകളോളം അതാണു ചെയ്തുപോന്നത്
ഇപ്പോൾ നോക്കൂ കേരളത്തിൽ ജനിച്ച പൂജനീയ ആചാര്യ ശങ്കരാചാര്യജി ഭാരതത്തിന്റെ നാലു ദിക്കുകളിലും നാലു മഹാ മഠങ്ങൾ സ്ഥാപിച്ചു വടക്ക് ബദ്രികാശ്രമം കിഴക്ക് പുരി തെക്ക് ശൃംഗേരി പടിഞ്ഞാറ് ദ്വാരക
അദ്ദേഹം ശ്രീനഗറിലേക്ക് യാത്രചെയ്തതുകൊണ്ടാണ് അവിടെ ഒരു ശങ്കരാചാര്യഗിരി ഉള്ളത്
തീർഥാടനം ഭാരതതത്തെ ഒരുചരടിൽ കോർത്തിണക്കുന്നു
ജ്യോതിർലിംഗങ്ങളുടെയും ശക്തിപീഠങ്ങളുടെയും ശൃംഖല ഭാരതത്തെ ഒരു ചരടിൽ കോർക്കുന്നു
ത്രിപുരമുതൽ ഗുജറാത്ത് വരെ ജമ്മു കശ്മീർ മുതൽ തമിഴ്നാടുവരെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസകേന്ദ്രങ്ങൾ നമ്മെ ഒന്നാക്കുന്നു
ഭക്തി ആന്ദോളൻ ഭാരതമെങ്ങും ഒരു വലിയ ജനമുന്നേറ്റമായി മാറിയിരുന്നു അത് നമ്മെ ഭക്തിയിലൂടെ ഒരുമിപ്പിച്ചു
നമ്മുടെ നിത്യജീവിതത്തിലും ഈ കാര്യങ്ങൾ ഐക്യമുണ്ടാക്കുന്ന ശക്തിയായി ലയിച്ചു ചേർന്നിരിക്കുന്നു
ഓരോ അനുഷ്ഠാനങ്ങളുടെയും തുടക്കത്തിൽ നദികളെ ആഹ്വാനം ചെയ്യുന്നു ഇതിൽ വടക്കേ അറ്റത്തുള്ള സിന്ധു നദി മുതൽ ദക്ഷിണ ഭാരതത്തിലെ ജീവൻദായിനിയായ കാവേരി നദി വരെ ഉൾപ്പെടുന്നു
സാധാരണ നമ്മുടെ നാട്ടിൽ ആളുകൾ സ്നാനം ചെയ്യുമ്പോൾ പവിത്രമായ മനസ്സോടെ ഐക്യത്തിന്റെ മന്ത്രം ജപിക്കുന്നു
ഗംഗേ ച യമുനേ ചൈവ ഗോദാവരീ സരസ്വതീ
നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു
ഇതുപോലെ സിഖുകാരുടെ പുണ്യസ്ഥലങ്ങളിൽ നാന്ദേഡ് സാഹിബ് പട്നാ സാഹിബ് ഗുരുദ്വാരകൾ ഉൾപ്പെടുന്നു
നമ്മുടെ സിഖു ഗുരുക്കളും തങ്ങളുടെ ജീവിതത്തിലൂടെയും സത്കാര്യങ്ങളിലൂടെയും ഐക്യത്തിന്റെ വികാരത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്
കഴിഞ്ഞ ശതാബ്ദത്തിൽ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയിലൂടെ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിച്ച ഡോ
ബാബാസാഹബ് അംബേഡ്കറെപ്പോലുള്ള മഹാ വിഭൂതികളുണ്ടായിരുന്നു
സുഹൃത്തുക്കളേ
ഐക്യമാണ് ഊർജ്ജം ഐക്യമാണു ശക്തി
ഐക്യമാണ് പുരോഗതി ഐക്യമാണ് ശാക്തീകരണം
ഐക്യത്തിലൂടെ നാം പുതിയ ഉയരങ്ങളിലെത്തും
നിരന്തരം നമ്മുടെ മനസ്സിൽ സന്ദേഹത്തിന്റെ വിത്തുകൾ വിതയ്ക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളും ഇവിടെ ഉണ്ടായിരുന്നിട്ടുണ്ട്
രാജ്യവും എല്ലാ പ്രാവശ്യവും ഈ കുതന്ത്രങ്ങൾക്ക് മുഖമടച്ച് മറുപടി കൊടുത്തിട്ടുണ്ട്
നമുക്ക് നമ്മുടെ സൃഷ്ടിപരതയിലൂടെ സ്നേഹത്തിലൂടെ എല്ലായ്പ്പോഴും ശ്രമപ്പെട്ടു ചെയ്യുന്ന നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിന്റെ സുന്ദരവർണ്ണങ്ങളെ മുന്നോട്ടു കൊണ്ടുവരണം ഐക്യത്തിന്റെ പുതിയ നിറങ്ങൾ നിറയ്ക്കണം എല്ലാ പൌരൻമാാരും അതു ചെയ്യണം
ഈ അവസരത്തിൽ ഞാൻ നിങ്ങളേവരെയും ekbharat
ഇൻ വെബ്സൈറ്റ് കാണുവാൻ ക്ഷണിക്കുന്നു
അതിൽ ദേശീയ ഐക്യത്തിനായുള്ള നമ്മുടെ ശ്രമങ്ങളെ മുന്നോട്ടു നയിക്കുന്ന അനേകം പ്രവർത്തനങ്ങൾ കാണാനാകും
അതിൽ വളരെ ആകർഷകമായ ഒരു ബിന്ദുവാണ് ഇന്നത്തെ വാക്യം
ഈ സെക്ഷനിൽ നാം ദിവസേന ഒരു വാക്യം വിഭിന്ന ഭാഷകളിൽ എങ്ങനെ സംസാരിക്കുന്നു എന്ന് പഠിക്കാനാകും
നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ പങ്കും നല്കാം ഉദാഹരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിലും സംസ്കാരത്തിലും വ്യത്യസ്തങ്ങളായ ആഹാരരീതികകളാണുള്ളത്
ആഹാരങ്ങൾ അതാത് സ്ഥലത്തെ വിശേഷപ്പെട്ട സാമഗ്രികൾ അതായത് ധാന്യം പച്ചക്കറികൾ പൊടിക്കൂട്ടുകൾ എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്
നമുക്ക് ഈ പ്രാദേശിക ആഹാരങ്ങളുടെ പാചകക്കുറിപ്പ് പ്രാദേശിക ഘടകങ്ങളുടെ കറിക്കൂട്ടുകളുടെ പേരുകൾക്കൊപ്പം ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് വെബ്സൈറ്റിൽ പങ്കുവയ്ക്കാനാവില്ലേ
ഐക്യവും ആരോഗ്യവും വർധിപ്പിക്കാൻ യൂണിറ്റിയും ഇമ്യൂണിറ്റയും വർധിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ല രീതി വേറെന്തുണ്ടാകും
സുഹൃത്തുക്കളേ ഈ മാസത്തിന്റെ 31ാം തീയതി എനിക്ക് കേവദിയായിൽ ചരിത്രംകുറിക്കുന്ന സ്റ്റാച്യൂ ഓഫ് യൂനിറ്റിയിൽ നടക്കുന്ന പല പരിപാടികളിലും പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും
നിങ്ങളും തീർച്ചയായും അതിൽ പങ്കുചേരണം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ 31 ഒക്ടോബറിന് നാം വാല്മീകി ജയന്തിയും ആഘോഷിക്കും
ഞാൻ മഹർഷി വാല്മീകിയെ നമിക്കുന്നു
ഈ വിശേഷാവസരത്തിൽ ദേശവാസികൾക്ക് ഹൃദയപൂർവ്വം ശുഭാശംസകൾ നേരുകയും ചെയ്യുന്നു
മഹർഷി വാൽമീകിയുടെ മഹത്തായ ചിന്തകൾ കോടിക്കണക്കിന് ആളുകൾക്ക് പ്രേരണയാകുന്നു ശക്തി പ്രദാനം ചെയ്യുന്നു
അദ്ദേഹം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദരിദ്രർക്കും ദളിതർക്കും വലിയ പ്രതീക്ഷയാണ്
അവരുടെ ഉള്ളിൽ ആശയും വിശ്വാസവും നിറയ്ക്കുന്നു
അദ്ദേഹം പറയുന്നു ഏതൊരു മനുഷ്യന്റെയും ഇച്ഛാശക്തി അയാളുടെ കൂടെയുണ്ടെങ്കിൽ ഏതൊരു കാര്യവും നിഷ്പ്രയാസം ചെയ്യാനാകും
ഈ ഇച്ഛാശക്തിതന്നെയാണ് പല യുവാക്കൾക്കും അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ ശക്തിപകരുന്നത്
മഹർഷി വാത്മീകി സകാരാത്മകമായ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സേവനത്തിനും മാനവീയമായ ഗരിമയ്ക്കും സർവ്വോച്ച സ്ഥാനമാണുള്ളത്
മഹർഷി വാൽമീകിയുടെ ആചാരവിചാരങ്ങളും ആദർശങ്ങളും നമ്മുടെ നവഭാരതസങ്കല്പത്തിന് പ്രേരണയുമാണ് വഴികാട്ടലുമാണ്
അദ്ദേഹം വരുന്ന തലമുറയുടെ വഴികാട്ടലിനായി രാമായണം പോലുള്ള മഹാഗ്രന്ഥം രചിച്ചുവെന്നതിൽ നാം മഹർഷി വാല്മീകിയോട് എന്നും കൃതജ്ഞതയുള്ളവരായിരിക്കും
ഒക്ടോബർ 31 ന് ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിജിയെ നമുക്ക് നഷ്ടമായി
ആദരവോടെ അവർക്ക് ശ്രദ്ധാഞ്ജലിയേകുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് കാശ്മീരിലെ പുൽവാമ രാജ്യത്തെ മുഴുവൻ പഠിപ്പിക്കുന്നതിൽ മഹത്തായ പങ്കു വഹിക്കുകയാണ്
ഇന്ന് രാജ്യമെങ്ങും കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്നു നേട്ടങ്ങളുണ്ടാക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ എവിടെയെങ്കിലുമൊക്കെ പുൽവാമയിലെ ആളുകളുടെ കഠിനാധ്വാനം കൂടിയുണ്ട്
കശ്മീർ താഴ്വര രാജ്യത്തിന്റെ മുഴുവൻ ഏകദേശം 90 ശതമാനം പെൻസിൽ സ്ലേറ്റിന്റെ തടി പട്ടികയുടെ ആവശ്യം പൂർത്തീകരിക്കുന്നു
അതിൽ വലിയ പങ്ക് പുൽവാമയുടേതാണ്
ഒരുകാലത്ത് നാം വിദേശത്തുനിന്ന് പെൻസിലിനായി തടി കൊണ്ടുവന്നിരുന്നു
എന്നാലിന്ന് നമ്മുടെ പുൽവാമയിലെ ഈ പെൻസിൽ സ്ലേറ്റുകൾ രാജ്യങ്ങൾക്കിടിയിലെ വിടവു കുറയ്ക്കുന്നു
താഴ്വരയിലെ ചിനാറിന്റെ തടിയിൽ വലിയ അളവിൽ ഈർപ്പമുണ്ട് മൃദുത്വമുണ്ട്
അത് പെൻസിലുണ്ടാക്കുന്നതിന് ഇതിനെ വളരെ യോജിച്ചതാക്കുന്നു
പുൽവാമയിൽ ഉക്ഖൂ ഗ്രാമം പെൻസിൽ ഗ്രാമം എന്നറിയപ്പെടുന്നു
ഇവിടെ പെൻസിൽ സ്ലേറ്റ് നിർമ്മാണത്തിനുതകുന്ന പല തടികളുമുണ്ട്
അത് തൊഴിൽ ലഭ്യമാക്കുന്നു
ഈ രംഗത്ത് വളരെയധികം സ്ത്രീകൾ ജോലി ചെയ്യുന്നുമുണ്ട്
സുഹൃത്തുക്കളേ ഇവിടത്തെ ആളുകൾ പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായപ്പോൾ ജോലിയുടെ കാര്യത്തിൽ റിസ്കെടുക്കാൻ തയ്യാറായപ്പോൾ സ്വയം അതിനായി സമർപ്പിച്ചപ്പോഴാണ് പുൽവാമയുടെ ഈ വ്യത്യസ്തത തിരിച്ചറിയപ്പെട്ടത്
അങ്ങനെയുള്ള കർമ്മകുശലരായ ആളുകളിലൊരാളാണ് മംജൂർ അഹമദ അലാഈ
നേരത്തേ മംജൂർ ഭായി തടി വെട്ടുകാരനായ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു
തന്റെ വരും തലമുറകൾ ദാരിദ്ര്യത്തിൽ കഴിയാതിരിക്കാൻ മംജൂർ ഭായി എന്തെങ്കിലും പുതിയതായി ചെയ്യാനാഗ്രഹിച്ചു
അദ്ദേഹം തന്റെ പൂർവ്വികസമ്പത്തായ ഭൂമി വിറ്റു ആപ്പിൾ വയ്ക്കാനുള്ള തടി പെട്ടി ഉണ്ടാക്കുന്ന യൂണിറ്റ് ആരംഭിച്ചു
ആ ചെറിയ ബിസിനസുമായി കഴിയുമ്പോഴാണ് പെൻസിൽ നിർമ്മാണത്തിന് പോപ്ലാർ തടി അതായത് ചിനാർ തടിയുടെ ഉപയോഗം ആരംഭിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് അറിയാനായത്
ഇതറിഞ്ഞ ശേഷം മംജൂർ ഭായി തന്റെ അധ്വാനശീലം വ്യക്തമാക്കിക്കൊണ്ട് പ്രസിദ്ധങ്ങളായ പെൻസിൽ നിർമ്മാണ യൂണിറ്റുകൾക്ക് പോപ്ലർ തടി ലഭ്യമാക്കാൻ തുടങ്ങി
മംജൂർജിക്ക് ഇത് വളരെ ഗുണമുള്ളതാണെന്നു തോന്നി വരവ് നന്നായി വർധിക്കാനും തുടങ്ങി
സമയത്തിനനുസരിച്ച് അദ്ദേഹം പെൻസിൽ സ്ലേറ്റ് നിർമ്മാണ യന്ത്രം വാങ്ങി
അതിനുശേഷം രാജ്യത്തെ വലിയ വലിയ കമ്പനികൾക്ക് പെൻസിൽ സ്ലേറ്റ് വിതരണം ചെയ്യാനാരംഭിച്ചു
ഇന്ന് മംജൂർഭായിക്ക് ഈ ബിസിനസിൽ ടേണോവർ കോടികളാണ്
ഏകദേശം ഇരുനൂറോളം പേർക്ക് നിത്യവൃത്തി കൊടുക്കുന്നുമുണ്ട്
ഇന്ന് മൻ കീ ബാത്തിലൂടെ എല്ലാ ദേശവാസികൾക്കും വേണ്ടി ഞാൻ മംജൂർ ഭായി ഉൾപ്പടെ പുൽവാമയിലെ അധ്വാനികളായ സഹോദരീ സഹോദരൻമാരെയും അവരുടെ കുടുംബങ്ങളെയും പ്രശംസിക്കുന്നു
നിങ്ങളെല്ലാം രാജ്യത്തെ യുവ മനസ്സുകളെ വിദ്യാസമ്പന്നരാക്കുന്നതിന് വിലയേറിയ സംഭാവനയാണ് നല്കുന്നത്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ലോക്ഡൌൺ സമയത്ത് ടെക്നോളജി ബേസ്ഡ് സർവീസ് ഡെലിവറിയുടെ പല പരീക്ഷണങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നു
വലിയ സങ്കേതികവിദ്യയും ലോജിസ്റ്റിക്സുമുള്ള കമ്പനികൾക്കേ ഇത് സാധിക്കൂ എന്ന സ്ഥിതി വിശേഷം മാറി
ഝാർഖണ്ഡിൽ ഈ കാര്യം വനിതകളുടെ സ്വയംസഹായതാ സംഘങ്ങൾ ചെയ്തുകാട്ടിയിരിക്കയാണ്
ഈ വനിതകൾ കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്നും പച്ചക്കറികളും പഴങ്ങളും വാങ്ങി നേരിട്ട് വീടുകളിലെത്തിച്ചു
ഈ വനിതകൾ ആജീവികാ ഫാം ഫ്രഷ് എന്ന പേരിൽ ഒരു ആപ് ഉണ്ടാക്കിച്ചു
അതിലൂടെ നിഷ്പ്രയാസം പച്ചക്കറികൾക്ക് ഓർഡർ കൊടുക്കാം
ഈ പരിശ്രമത്തിലൂടെ കർഷകർക്ക് തങ്ങളുടെ പച്ചക്കറികൾക്കും പഴങ്ങൾക്കും നല്ല വില കിട്ടി ആളുകൾക്ക് വാടാത്ത പച്ചക്കറികൾ കിട്ടുവാനും തുടങ്ങി
ഇവിടെ ആജീവികാ ഫാം ഫ്രഷ് ആപ്പിന്റെ ആശയം വളരെ പ്രചാരം നേടുകയാണ്
ലോക് ഡൌണിൽ ഇവർ 50 ലക്ഷം രൂപയിലധികം തുകയ്ക്കുള്ള പഴങ്ങളും പച്ചക്കറികളും ആളുകളുടെ അടുത്തെത്തിച്ചു
സുഹൃത്തുക്കളേ കാർഷിക മേഖലയിൽ പുതിയ സാധ്യതകൾ രൂപപ്പെടുന്നതുകണ്ട് നമ്മുടെ യുവാക്കളും വളരെയധികം ഇതുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു
മധ്യപ്രദേശിലെ ബഡ്വാനിയിൽ അതുൽ പാടീദാർ തന്റെ പ്രദേശത്തെ നാലായിരം കർഷകരെ ഡിജിറ്റലായി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു
ഈ കർഷകർക്ക് അതുൽ പാടീദാറുടെഇപ്ലാറ്റ്ഫോം ഫാം കാർഡ് വഴിയായി വളം വിത്ത് കീടനാശിനി ഫംഗസ് നാശിനി തുടങ്ങിയ കൃഷി സാധനങ്ങളുടെ ഹോം ഡെലിവറിക്കുള്ള ഓർഡർ ലഭിക്കുന്നു
അതായത് കർഷകർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരുടെ വീടുകളിൽ ലഭിക്കുന്നു
ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ആധുനിക കാർഷി ഉപകരണങ്ങളും വാടകയ്ക്ക് ലഭിക്കുന്നു
ലോക്ഡൌൺ സമയത്തും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയായി കർഷകർക്ക് പരുത്തിയുടെയും പച്ചക്കറിയുടെയും വിത്തുകളുടെ ആയിരക്കണക്കിനു പായ്ക്കറ്റുകൾ വിതരണം ചെയ്യപ്പെട്ടു
അതുൽജിയും അദ്ദേഹത്തിന്റെ ടീമും കർഷകരെ സാങ്കേതികമായി ജാഗരൂകരാക്കുകയാണ് ഓൺലൈൻ പേമന്റും കച്ചവടവും പഠിപ്പിക്കയാണ്
സുഹൃത്തുക്കളേ ഈയിടെ മഹാരാഷ്ട്രയിൽ നടന്ന ഒരു സംഭവം എന്റെ ശ്രദ്ധയിൽ പെട്ടു
അവിടെ ഒരു കമ്പനി ചോളം കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് ചോളം വാങ്ങി
കമ്പനി കർഷകർക്ക് ഇപ്രാവശ്യം വിലകൂടാതെ ബോണസും നല്കി
കർഷകർക്കും വളരെ ആശ്ചര്യം തോന്നി
കമ്പനിയോടു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഭാരത് സർക്കാർ പുതിയ കാർഷികനിയമം ഉണ്ടാക്കിയിരിക്കയാണ് അതനുസരിച്ച് കർഷകർക്ക് ഭാരതത്തിൽ എവിടെയും വിളവ് വില്ക്കാൻ സാധിക്കും അവർക്ക് നല്ല വിലയും കിട്ടും
അതുകൊണ്ട് എക്സ്ട്രാ പ്രോഫിറ്റ് കൂടിയ ലാഭം കർഷകർക്കിടയിൽ വിതരണം ചെയ്യണമെന്ന് അവർക്കു തോന്നി
അതിൽ കർഷകർക്കും അവകാശമുണ്ട് അതുകൊണ്ട് കർഷകർക്ക് ബോണസ് നല്കി എന്നു പറഞ്ഞു
സുഹൃത്തുക്കളേ ബോണസ് ഇപ്പോൾ ചെറിയ തുകയായിരിക്കാം പക്ഷേ ഈ തുടക്കം വളരെ വലുതാണ്
അതുകൊണ്ട് പുതിയ കാർഷിക നിയമത്തിൽ നിറയെ അടിസ്ഥാന തലത്തിൽ കർഷകർക്കനുകൂലമായ മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ നിറഞ്ഞിരിക്കുന്നതെങ്ങനെയെന്ന് നമുക്കു മനസ്സിലാക്കാനാകുന്നു
പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് മൻ കീ ബാത്തിൽ ജനങ്ങളുടെ അസാധാരണ നേട്ടങ്ങളെക്കുറിച്ചും
നമ്മുടെ രാജ്യത്തിന്റെയും സംസ്കാരത്തിന്റെയും വെവ്വേറെ തലങ്ങളെക്കുറിച്ചും നിങ്ങളോടൊക്കെ സംസാരിക്കാൻ അവസരം ലഭിച്ചു
നമ്മുടെ രാജ്യം പ്രതിഭാശാലികളായ ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞതാണ്
നിങ്ങൾക്കും അങ്ങനെയുള്ള ആളുകളെ അറിയാമെങ്കിൽ അവരെക്കുറിച്ചു പറയൂ എഴുതൂ അവരുടെ വിജയങ്ങളെക്കുറിച്ച് അറിവു പങ്കുവയ്ക്കൂ
നിങ്ങൾക്കും മുഴുവൻ കുടുംബത്തിനും വരാൻ പോകുന്ന ഉത്സവങ്ങളുടെ അനേകമനേകം ആശംസകൾ
എന്നാൽ ഒരു കാര്യം ഓർമ്മ വയ്ക്കൂ ഉത്സവകാലത്ത് വിശേഷിച്ചും ഓർക്കൂ മാസ്കണിയണം കൈകൾ സോപ്പുകൊണ്ടു കഴുകണം രണ്ടുകൈ അകലം പാലിക്കണം
സുഹൃത്തുക്കളേ അടുത്ത മാസം വീണ്ടും മൻ കീ ബാത് ഉണ്ടാകും വളരെ വളരെ നന്ദി